മൺകൂനയും ചുടുകട്ട കൊണ്ടുള്ള കെട്ടിടങ്ങളും പുറകിലായി കാണാം.

റോസ് നിറത്തിലുള്ള പള്ളിയും പള്ളിയുടെ മുകളിലായി അലങ്കാര വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചതും കുരിശും കാണാം.

അങ്ങ് ദൂരെയായി നിരവധി മരങ്ങളും മൺകൂനകളും കാണാൻ സാധിക്കുന്നു.

പള്ളിയുടെ അകത്തും പുറത്തുമായി നിരവധി പേർ കൂട്ടം കൂടി നിൽക്കുന്നതായി കാണാം.

നീല നിറത്തിലുള്ള വലിയൊരു കെട്ടിടം ഇവിടെ കാണാം എസ്_ബി_ഐ യോനോ കാഷ് സ്റ്റേറ്റ് ബാങ്ക് എ_ടി_എം മണി സ്പോട് തുടങ്ങിയ ബോടുകൾ ഇവിടെ കാണാം.

സൈഡിലായി ഒരു പവർ യൂണിറ്റ് കാണാം മുകളിലേക്കുള്ള സ്റ്റെയർകേഴ്സും കാണാം.

ഹാൾ ഇനുള്ളിൽ തൂണുകളും ലൈറ്റുകളും പൈപ് ലൈനുകളും കടന്ന് പോകുന്നത് കാണാം.

ഇത് വിസ്തീർണ്ണമായ റോഡാണ് റോഡ് ഇൻ്റെ നടുവിലായി പാലം കാണാം.

ഇതൊരു ജിംനേഷ്യമാണ് രണ്ടു വ്യക്തികൾ വർക്ക് ചെയ്യുന്നത് കാണാം.

തൊട്ടടുത്ത് തന്നെ വ്യക്തിയിരിക്കുന്ന പാറയും കാണാൻ സാധിക്കുന്നു.

ഇവിടെ തൊട്ടു പുറകിലായി കമ്പികൾ കെട്ടി വെച്ചിരിക്കുന്നത് കാണാം.

കാർ ഇന്റെ തൊട്ടടുത്ത് തന്നെ രണ്ടു വ്യക്തികളെ കാണാൻ സാധിക്കുന്നു.

താഴെ നീല നിറത്തിലുള്ള ഷീറ്റും കാപ്പിപ്പൊടിയും കറുപ്പും ചേർന്ന തുണിയും കാണാം.

അതിൻ്റെ മുകളിലായി ഒരു ലൈറ്റും തൊട്ടടുത്ത് കൊടിയും സ്ഥാപിച്ചിട്ടുണ്ട്.